ഹലോ അനിത നന്തുവാണെ തെരക്കാണോ?

അതേയ് എനിക്ക് ആധാറിന്റെ ദുരുപയോഗങ്ങൾ എന്നൊരു ടോപ്പിക്കിനെ പറ്റി ഒരു സെമിനാറുണ്ടെ അപ്പൊ ഞാൻ അതിന്റെ കൊറച്ച് വർക്കിലിരിക്കായിരുന്നു അപ്പൊ അതിനകത്ത് തന്ന് തനിക്ക് അതിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? അങ്ങനെ എനിക്ക് ആധികാരികമായി അതില്ല പക്ഷെ അട്ത്ത കാലത്ത് ഞാനൊരു ആർട്ടിക്കൾ വായിച്ചിരുന്നു. അതെനിക്ക് ഭയങ്കരായിട്ട് എന്ത പറയാ ഇഷ്ട്ടപെട്ടു ആ ആർട്ടിക്കൾ ആ മാധ്യമത്തിലെങ്ങാണ്ടോ വന്ന ആർട്ടിക്കളാണ് കേട്ടോ. അപ്പൊ അതിനകത്തുള്ള ചെല കാര്യങ്ങള് അത് ഞാൻ പറഞ്ഞാ മതിയോ.

ആ ഒന്ന് പറഞ്ഞു താ കൊറേക്കെ ഞാൻ റെഫറീത് വെച്ചിട്ടുണ്ട് എന്നാലും കൊറച്ചൂടെ കാര്യങ്ങള് ഒണ്ടായിരുന്നെങ്കില് ഇത് എനിക്കത് വിശദമായി എഴുതാമായിരുന്നു അതിന് വേണ്ടിയാ. അതിപ്പെനിക്ക് അല്ലെങ്കിലും അറിയാലോ താങ്കള് റഫറീത് റഫറീത് റഫറീത് അവസാനൊരു ബുക്കുണ്ടാക്കാനുള്ള അത്രയും വിവരങ്ങൾ ശേഖരിക്കുന്ന ആളാണെന്ന്. ഇതുവരെ ആ സ്വഭാവത്തിന് ഒരു മാറ്റോം ഇല്ലല്ലെ.

ആ പറയാം പറയാം ചൂടാവണ്ട.അപ്പ ആ ആ ആർട്ടിക്കിളിനകത്ത് ഏ പറയണേന്ന് പറഞ്ഞാല് നമ്മള് ശെരിക്കും പറഞ്ഞാല് ഇപ്പെ നോർമലി നമ്മള് ആലോചിക്കുമ്പം എന്താണ് ഏ ഈ ആധാ ആധാറ് വെച്ചിട്ട് ആൾക്കാർക്ക് കിട്ടുന്ന സ്കീമുകള് അല്ലെങ്കില് പൈസ മറ്റു കാര്യങ്ങള് അതെക്കല്ലെ നമ്മൾ ആദ്യം ചിന്തിക്കൊള്ളു.

അല്ല ഞാന് ഏ അത് കംമ്പ്ളിറ്റായില്ല അപ്പൊ ഇങ്ങനെ ഇങനെയൊക്കെ വന്നു പക്ഷെ എന്നാല് അതെന്തു പറ്റിന്നു പറഞ്ഞാല് ഒരു നാപ്പത്തെട്ട് മണിക്കൂറിനകം ഏ അതെന്താണ് തെറ്റിധാരണക്ക് ഇടയാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് ഉണ്ടാകാം അത് കൊണ്ട് ഈ വാർത്താ കുറിപ്പ് പിന് വലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യു ഐ ഡി എ അയ് കേന്ത്ര ഓഫീസിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൊറൊ അവരുടെതായിട്ടുള്ള ഒരു കുറിപ്പെറുക്കി മാനസ്സിലായൊ?

അതായത് ആദ്യം പറഞ്ഞത് അങ്ങനെ അല്ല അത് ആള് ക്കാരെടെല് തെറ്റിധാരണ പരത്തുണു എന്ന് പറഞ്ഞ് അവര് കുറിപ്പെറക്കി.

പിന്നെ ഉള്ളെന്നു പറഞ്ഞാല് ഈ കണക്കുകൾ അതായത് ആധാർ അധിഷ്ഠിത പണമിടപാട് സംവിധാനം ഏ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകൾ എനിക്ക് തോന്നുണു ഏകദേശം ആറര കോടി പരാതികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് തോന്നുന്നത് അതും കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കെന്നാണ് അതില് എഴുതിയേക്കുന്നെ അപ്പം ഇപ്പതൊരു പത്ത് കോടിയൊക്കെ എത്തിക്കാണണം. അല്ല ആറര കോടി എന്ന് പറഞ്ഞാല് അത് ലീഗലി ഉള്ള കണക്കാണ് ബാക്കിയുള്ള ഒരുപാട് പേര് എന്ത് പരാതി കൊടുക്കാൻ അറിഞ്ഞൂടാത്തവര് എവടെ പരാതി കൊടുക്കണം ന്ന് അറിഞ്ഞൂടാത്തവര് ഇത് പരാതി കൊടുത്താൽ എന്ത് ഉപയോഗം ന്ന് അറിഞ്ഞൂടാത്തവര് അങ്ങനെ ഒരുപാട് പേര് പരാതി കൊടുക്കാതിരിക്കുന്നവരുണ്ടല്ലോ. കാണും തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നറിയാത്തവരും കാണും.

അപ്പ ഇങ്ങനെയൊക്കെ വരുമ്പയെ ശെരിക്കും പറഞ്ഞാ ഇതൊരു സാമൂഹിക വിപത്ത് തന്നെയാണ്ല്ലെ. പിന്നെ നമ്മളെ ആധാർ ഡീറ്റെയിൽസ് മാത്രമല്ല ഈ പറഞ്ഞ മെഡിസിൻ കമ്പനീസ് ഉൾപ്പടെ പല കമ്പനീസും നമ്മടെ ആധാർ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഏ നമ്മടെ നമ്മള് ഉപയോഗിക്കുന്ന മെഡിസിൻസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മള് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിന് പോവുന്നതന്റീം ഒക്കെ ഡീറ്റെയിൽസ് നോക്കീട്ട് നമ്മളെ കോ പല രീതീക്കുള്ള മെഡിസിൻസ് കമ്പനീസും അതിന്റെ നമ്മളെ ഡീറ്റെയിൽസ് ഉപയോഗി ക്കുണ്ടെന്നാണ് ഇപ്പോ അതിന്റെ ഇത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.

ഓ അതാണോ മറ്റെ ഏ പ്രതിപക്ഷം എടക്ക് എന്തോ രേഖകളുടെ സമരോന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ സമരോക്കെ നടത്തിയിരുന്നത്. ആ അതിനെ പറ്റിയുണ്ട് പിന്നെ ഈ സ്പ്രിങ്ളർ അഴിമതി എന്ന് പറയുന്നത് അതെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് പുറത്ത് പോവുന്നതിനെ പറ്റിയാണ് നമ്മടെ ഡീറ്റെയിൽസ് ഇപ്പൊ പറഞ്ഞ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുമ്പം ഇപ്പോ നമുക്ക് ഈ പറഞ്ഞ നോട്ട്‌ ക്ലിയർ നമ്മളെ ആധാർ നമ്പറ് ആധാറിന്റെ ഡീറ്റെയിൽസും അവിടെ കൊടുക്കും ഈ ആധാറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും പല സ്ഥലങ്ങളിലും. ഗവൺമെന്റിന്റെ ഇത് കിട്ടാനായിട്ട് ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് കൊടുക്കും അപ്പൊ സ്വാഭാവികമായി ഈ ആധാർ ഡീറ്റെയിൽസ് ഉള്ളവർക്ക് ഇന്ന ഇന്ന അസുഗങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമായി അറിയാൻ പറ്റും.

അപ്പൊ അങനെള്ള തട്ടിപ്പുകൾ അതിനകത്ത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്.

അപ്പം അതിലും ഇങനെന്തോ തട്ടിപ്പില്ലെ അതായത് ഒരാൾടെ ഏ വിരലടയാളം വെച്ചിട്ട് ഏ ആശുപത്രിക്കാര് മറ്റുള്ളവരെ ചികില് സിച്ചുന്ന് പറഞ്ഞ് ബില്ലെടുക്കുന്നുന്ന് അങ്ങനെക്കെ ഇണ്ടാര്ന്നില്ലെ.

ഇപ്പൊ ഞാനവിടെ പോയി ട്രീറ്റിയ്യുമ്പൊ എനിക്ക് ചിലപ്പോ ആവുന്നത് പതിനായിരം രൂപയായിരിക്കും പക്ഷെ അത് ഹോസ്പിറ്റല്ക്കാരും എന്റെ പേരില് ഇരുവതിനായിരം ഇരുവത്തയ്യായിരം രൂപേടെ ബില്ലെഴുതി എടുക്കും ഈ പൈസ ഗവൺമെന്റീന്ന് അവർക്ക് സാങ്ഷനായി കിട്ടും.

അതാണ് ഞാൻ പറഞ്ഞെ ഒരുപാട് പേർക്ക് ഇതറിയില്ല അവരുടെ ബാങ്ക്ന്ന് പൈസ പോയതും അല്ലെങ്കിങ്ങനെ എവിടെ പരാതി പെടണെമെന്നും ഒന്നുമറിയാതെ ഒരുപാട് പേര് ഇപ്പോഴും എന്ത് ചെയ്യനമെന്നറിയാതെ ഇരിക്കുന്നുണ്ട്. ഞാ ഒരു സംശയം കൂടെ പറയട്ടെ പറഞ്ഞേരാ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു സംശയം ഞാന് തിരുത്തിയതാണ് ഇത് ആധാർ നമ്പറ് ശെരിക്കും ഈ ആധാർ നമ്പറ് മാത്രം കിട്ടി എന്ന് വെച്ചിട്ട് ഏ മറ്റുള്ളവരുടെ തിരിച്ചറിയൽ വിവരങ്ങൾ മൊത്തം പകർത്താൻ പറ്റോ അതോ പറ്റൂലെ ഈ ബയൊ മെട്രിക്ക് കിട്ടാ അതായത് വിരലടയാളം കിട്ടാതെ പറ്റോ പറ്റൂലല്ലോ. പറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ പറ്റില്ലെങ്കി പിന്നെ എന്തുകൊണ്ടാണ് ആധാറിന്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് മാത്രം എവടെയെങ്കിലും കൊടുത്താ മതിന്ന് പറയുന്നതെന്തുകൊണ്ടാണ്. അങ്ങനെ പറ്റത്തില്ല എന്നൊരൊറപ്പുണ്ടെങ്കില് ഈ പതിനാറക്ക ഡിജിറ്റ് കൊണ്ടൊന്നും ചെയ്യാൻപറ്റില്ലെങ്കില് എന്ത് കൊണ്ടാണ് ഈ പന്ത്രണ്ട് ഡിജിറ്റ് കൊടുക്കണ്ട ലാസ്റ്റ് ഫോർ ഡിജിറ്റ് മാത്രം കൊടുത്താ മതീന്ന് പറയുന്നതെന്തുകൊണ്ടാണ്.

ആ ഏ പക്ഷെ വിദ്യഭ്യാസല്ലാത്ത അല്ലെങ്കില് ഡിജിറ്റൽ ഉപകരണങ്ങളെ കുറിച്ച് വലിയ വിവരൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ഗ്രാമീണരായിട്ടുള്ള ആള് ക്കാരൊക്കെ എന്തിനെന്ന് പോലും ചോദിക്കാതെ വെരല് വെരലടയാളങ്ങള് നൽകുന്ന അവസരങ്ങുളുണ്ടാവാറില്ലെ പല ഗ്രാമങ്ങളിലും.

*നോട്ട്‌ ക്ലിയർ* ഈ ടോപ്പിക്ക് എടുക്കാനുള്ള കാരണെന്താ. കേട്ടപ്പോ ഒരു ഇന്റെറെസ്റ്റായിട്ട് തോന്നി അപ്പൊ പിന്നെ ഇതെടുക്കാന്ന് വിചാരിച്ചു. ഞാന് എടെക്കെന്തോ ഒരു ഇതില് കേട്ടതാണെ സൈബർ സുരക്ഷാ വിദഗ്ദ്ധനായ റിദേഷ് ഭാട്ടിയടെ അഭിപ്രായത്തില് തട്ടിപ്പുകൾ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മനസ്സിലായോ.

മൻസ്സിലായി മൻസ്സിലായി കറെസ്പോണ്ടെന്റുമാർ, ഗവൺമെന്റ് സർവീസ് റെൻഡർ ഏജെന്റുമാർ, സർക്കാരുദ്യോഗസ്ഥര്, സംഘടനകള്, സംഘടിത കുറ്റവാളി സംഘങ്ങള് എന്നിവരിൽ ചിലർ തട്ടിപ്പ് റാക്കറ്റിന്റെ ഭാഗമാണെന്ന് പല പല മാധ്യമങ്ങളും പല തവണയായിട്ട് റിപ്പോർട്ടിയിരിക്കുണു എന്നിട്ട് എന്തെങ്കിലും നടക്കൊണണ്ടോ. ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യന്ന് വെച്ചാല് പലരും ഈ ഓൺലൈൻ ലോൺന് അപേക്ഷിക്കും പേഴ്സണൽ ലോൺന് നോട്ട്‌ ക്ലിയർ ആധാറും പാൻ കാർഡും എല്ലാം ഫോട്ടോ എടുത്ത് അയക്കാൻ പറയും അപ്പൊ അതെടുത്ത് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുമ്പൊ അവര് പറയും ഒരു ഒ ട്ടി പ്പി വരും ഈ ഒ ട്ടി പ്പി വരുമ്പഴത്തേക്കും നമ്മളതിങ്ങനെ അക്സെപ്റ്റീയും അതെന്ത് വെച്ചാ അവർക്ക് വിളിച്ച് പറഞ്ഞ് കൊടുക്ക നമ്മുക്കതിന്റെ ലോൺന്റെ ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യത്തിന് വേണ്ടി പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ കെടക്കുന്ന ഉള്ള പൈസീം കൂടി പോവും ന്ന് അവർക്കറിയില്ലല്ലോ.

ഓ മനസ്സിലായി ഞാനും കൊടുത്തിട്ടുണ്ടങ്ങനെ.

ഇല്ലയ് എന്റെ കയ്യില് പോയെന്നും ഇല്ല ഞാൻ പറഞ്ഞൂന്നൊള്ളതേ ഉള്ളു.

ഈ ദുരുപയോഗം നമ്മള് ദുരുപയോഗത്തെ പറ്റി പറയുമ്പൊ സ്വാഭാവികായിട്ടും ആൾക്കാർക്ക് ദുരുപയോഗം തടയാറുള്ള എന്തെങ്കിലും മാർഗങ്ങെളെന്നും പറഞ്ഞ് ഒരു അവയർനെസ് സർക്കാര് കൊടുക്കേണ്ടതല്ലെ അതും ബലപ്രദമായത്. അത് ബലപ്രദമായ ഒരവയെർനെസ് പ്രോഗ്രാം ഇതുവരെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നോക്കിയവരെല്ലാം പറയുന്നത് നിങ്ങളൊരിക്കലും നിങ്ങടെ ഫോണിൽ വരുന്ന ഓ ട്ടി പ്പി മറ്റൊരാൾക്ക് പറഞ്ഞ് കൊടുക്കരുത് നിങ്ങളുടെ ആധാറിന്റെ ഡീറ്റെയിൽസ് വേറൊരാൾക്ക് പറഞ്ഞ് കൊടുക്കരുത് എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ പറയുന്ന ഒരാൾക്ക് പോവുമ്പോ ഈ ഒരു ലോൺന് അപേക്ഷിക്കാൻ പോയാല് ആധാറിന്റെ കോപ്പിയെടുത്തോണ്ട് വരാമ്പറയും അതെടുത്തോണ്ട് കൊടുക്കുമ്പം ആ കോപ്പി ബാങ്കില് കിട്ടും ഈ എടുക്കുന്ന ഫോട്ടോ സ്റ്റാറ്റ് കടക്കാരൻ രണ്ട് കോപ്പി എടുത്താ ഒരു കോപ്പി പുള്ളീടെയിരിക്കും അപ്പൊ അങ്ങനെക്കെ ഒണ്ടാവില്ലെ.

അപ്പിതിനൊന്നും ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം എനിക്ക് തോന്നുന്നത്.

ഇല്ല ഇല്ല ഇനിപ്പൊ ഇത് നോക്കി കഴിഞ്ഞ ഇതാരെങ്കിലും ചോയ്ച്ച് കഴിഞ്ഞ ആള് ക്കാര് പറയും അതിനെന്താ അത് ചെയ്ത് തരാം ന്ന് പറഞ്ഞിട്ട് പറയും നിങ്ങൾടെ ഫോണില് ഇപ്പൊ ഒരു ഓ ട്ടി പ്പി വെരും അത് പറഞ്ഞന്നാ മതിന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിലായിരിക്കും ഇനി പുതിയ തട്ടിപ്പ് നടക്കാൻ പോകുന്നത്. അത് ശെരിയാ അത് ശെരിയാ മാനസ്സിലായൊ ഞാനെയ് ഒരു വെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം പറയട്ടെ ചോയിക്കട്ടെ ഈ ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് സുപ്രീം കോടതി കൃത്യമായ വ്യക്തമായിട്ടും എന്തിനായിരിക്കും അത് ചെയ്യുന്നത്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇപ്പഴും സെണ്ട്രൽ ഗവൺമെന്റ് അതിനെ പറ്റി വ്യക്തമായൊരു ഉത്തരം തന്നിട്ടില്ലല്ലൊ ഇപ്പഴ് ഏ പലരും ബന്ധിപ്പിക്കാതെ ഇരുന്നപ്പൊ പറഞ്ഞത് വെച്ചാ ബന്ധിപ്പിച്ചില്ലെങ്കിൽ നിങ്ങക്കുള്ള സബ്സീഡികൾ വരില്ല കേന്ദ്ര സബ്സീഡികൾ വരില്ല അപ്പത് കേട്ടപ്പൊ പാവപ്പെട്ടവര് ഓടിപ്പോയി. അല്ല ഇവർക്ക് സർക്കാര്ന് ഇത്കൊണ്ട് വേറെന്തെങ്കിലും നേട്ടങ്ങളുണ്ടാവു ആയിരിക്കൊ.

ആ വേറെ പിന്നൊരു കാര്യം ഞാൻ ആലോയ്ച്ചൊരു കാര്യമാണെ ഇപ്പൊ നികുതി ആവശ്യങ്ങൾക്ക് അല്ലെങ്കില് പാൻ കാർഡ് ലിങ്കീയണം ആധാർ അധിഷ്ട്ടിത ഗുണഭോക്ത സബ്സീഡികൾക്കും അ ഒക്കെ അതിനൊക്കെ ഒക്കെ അതിനൊക്കെ ആധാർ ആവശ്യണ്ട് അല്ലാതെ ഇപ്പം ബാങ്കിലോ ഹോട്ടൽ ഏജെന്റിനോ ടെലികോമിനോ ഇന്റർനെറ്റ് സേവന ദാതാവിനോ മറ്റാർക്കെങ്കിലുമോ നിയമപരമായത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇതിപ്പം പറയുന്നത് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ അങ്ങനെ കൊടുത്തില്ലാ എങ്കില് ഈ പറഞ്ഞ ഒരാളുള്ള പേരിൽ തന്നെ രണ്ടും മൂന്നും സിമ്മെടുക്കാ അങ്ങനെ ഉള്ള ഒരുപാട് ചീറ്റിംഗ് നടക്കുന്നെതെന്നാണ് പറയുന്നെ ആധാറുള്ളപ്പൊ ഒരാളുടെ പേരിൽ എത്ര സിമ്മുണ്ടെന്ന് ചെക്കീയാൻ പറ്റും അത് പോലെ ഒരാളുടെ പേരിലുള്ള സിമ്മ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആധാറും വേണം ആളുടെ ഡയറക്റ്റ് ലൈവ് ഫോട്ടോ വേണം എന്നൊക്ക ആണ് പറയുന്നത് ഇതിന് ഉപയോഗങ്ങളുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ദുരുപയോഗങ്ങളാണ് കൂടുതലും ഞാൻ നോക്കിയടത്തോളം ഉപയോഗം അഞ്ചെണ്ണമുണ്ടെങ്കി ദുരുപയോഗം പത്തെണ്ണണ്ട് എനിക്ക് മനസ്സിലായത്.

അങ്ങനെ അങ്ങനെ ആ അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടോ.

ആ ഓക്കെ ഓക്കെ വെൽക്കം ബൈ.